Ready അല്ലെ okay ornaments made of ivory ivory ചോയിച്ചാല് ആനക്കൊമ്പ് ആനെന പല്ലിട്ട് ലെ അടിച്ച് മാറ്റിക്കൊന്ന് അതിൻറെ കൊമ്പ് ഊരിയെടുക്കും എന്ത് ചെയ്യും എന്നിട്ട് അതിൻറെ ആനക്കൊമ്പ് Bones stones and shell ആനക്കൊമ്പ് കൊണ്ടും എല്ലു കൊണ്ടും പല്ലുകൊണ്ടും ചിപ്പി നമ്മുടെ Shell ഇല്ലെടാ അതൊക്കെ ഉപയോഗിച്ച് ആഭരണങ്ങൾ ഇണ്ടാക്കുന്നു അപ്പൊ നിങ്ങള് ചോദിക്കും ആനക്കൊമ്പ് കൊണ്ട് ആഭരണോ Ivory കൊണ്ട് എങ്ങനെ Ornaments ഇണ്ടാക്കും ആനക്കൊമ്പ് കൾ അതുകൊണ്ടൊക്കെ നമ്മുടെ ഈ കാതിലെ സാധനത്തിൻറെ പേരെന്തെനെടാ പേര് കമ്മല് കമ്മല് അതൊക്കെ അങ്ങനെ അതിൻറെ സാധനങ്ങള്‍ ചെറിയ ചെറിയ Piece piece ആക്കിട്ടൊക്കെയാണ് ലെ അതൊക്കെ ഉപയോഗിച്ച് വളകളും ലെ മാലകളൊക്കെ ഇണ്ടാക്കിറ്റിണ്ടാവണം Ready അല്ലെ Ready അല്ലെ നിങ്ങളൊക്കെ ഇവിടില്ലെ ഇവിടിള്ള ആൾക്കാരൊക്കെ come on Okay നിങ്ങൾ അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ Comment box ൽ ഒരു Fire ഇട്ടു കൊണ്ട് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം Okay ഒരു കാര്യുടി പറയാനുണ്ട് Out of dark fire മര നാരുകൊണ്ട് മര നാരുകൊണ്ട് അവരെന്തുണ്ടാക്കി പാത്രങ്ങൾ ഉണ്ടാക്കി പാത്രങ്ങൾ ഈ നാല് Point പഠിച്ചോ മക്കളേ ഈ നാല് Point പഠിച്ചോ മക്കളെ ഈ നാല് Point പഠിച്ച ആളുകൾ ഈ നാല് Point പഠിച്ച ആളുകൾ ഉറപ്പായിട്ടും Comment box ല് ഒര് എന്തിട്ടെ നമ്മുടെ ഫസിൽ Sir നെ ഓർമ്മിപ്പിക്കാൻ ഒരു ഒരു മഞ്ഞ Love ചിഹ്നം ഇട്ടെടാ ഒരു മഞ്ഞ Love ചിഹ്നം ഇട്ടെ Fire ഒക്കെ വരുന്നുണ്ട് അതിനു ശേഷം Fire നു ശേഷം എന്തിട്ടാ മതി ഒരു ഒരു ഒരു Yellow heart ഞാൻ പറയണത് മനസ്സിലാവുന്നില്ലെ നിങ്ങക്ക് Okay ല്ല ഞാൻ ചോദിച്ചപ്പോൾ Pepsi യുടെ Bottle ൽ എനിക്ക് പച്ച വെള്ളം കൊണ്ടുവന്നിട്ട് നമ്മുടെ പ്രിയപ്പെട്ട Studio assistant എന്നെ പറ്റിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ പറ്റിച്ചിരിക്കുകയാണ് ഞാൻ കൊറച്ച് വെള്ളം കുടിക്കുന്ന കൊണ്ട് നിങ്ങക്ക് തെറ്റില്ലാന്ന് വിചാരിക്കുന്നു എടാ നമ്മളിപ്പോ Two point eight ആയിട്ടുണ്ട് ഒര് ഇരുനൂറാൾക്കാർ വെറും ഇരുനൂറാൾക്കാരെ കൊണ്ടു വരാൻ നിങ്ങള് വിചാരിച്ചാൽ സാധിക്കും നിങ്ങളെക്കൊണ്ടത് പറ്റും Okay come on everybody അതെ ഇല്ല I am okay yes നിങ്ങളൊക്കെ വേറെ Level ആണ് എനിക്കിങ്ങളെ ഭയങ്കര ഇഷ്ട്ടാണ് എന്താന്നറീല്ല Okay so ആഹ് നിങ്ങക്ക് തിരിച്ചും ആ സ്നേഹം ഇണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇല്ലേ എട്ടാം Class ല് നിങ്ങക്ക് ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരായിരിക്കും ഞാനത് ഒൻപതാം എട്ടാം Class ലോക്കെ എത്തുമ്പോൾ നിങ്ങള് കൊറച്ചൂടി അടിപൊളി ആരിക്കും ഏഴാം Class ന്ന് വന്ന് Parents നോടൊക്കെ സംസാരിക്കും പക്ഷെ നിങ്ങളൊരു Nineth ല് ഒക്കെ എത്തുമ്പോയേക്കും നിങ്ങളെന്തായി മാറും നിങ്ങള് നിങ്ങളെ സ്വന്തം കാര്യത്തില് നിക്കാനും പൊതുവെ നിങ്ങള് Parents നോട് ഒന്ന് സംസരിച്ച് കൊറയാനും കാരണമാകുന്ന ഒരു കാലഘട്ടം മിക്കവാറും അങ്ങനെയാണ് ഉണ്ടാവാറള്ളത് Okay നിങ്ങളെക്കൊണ്ട് സാധിക്കും ഞാനെടുത്ത ചോദ്യത്തിലേക്ക് പോവാം ചോദ്യമിതാണ് Identify the progress in human life during the mesolithic age മധ്യശിലായുഗം ലെ നമുക്കറിയാം മൂന്ന് കാലഘട്ടാണ് Palaeolithic mesolithic ഉം neolithic ഉം Palaeolithic എന്നുവെച്ചാൽ പ്രാചീനശിലായുഗം കൊറച്ചൂടി മാറ്റം വന്ന കാലഘട്ടം മധ്യശിലായുഗം or mesolithic അല്ലെങ്കിൽ മിസ് mesolithic age മൂന്നാമത്തേത് Neolithic age neolithic age അല്ലെങ്കിൽ നവീന ശിലായുഗം ഇതിലിപ്പോ നമ്മള് പറയുന്നത് രണ്ടാമത്തേ കാലം മധ്യകാലം Or ലെ mesolithic age അല്ലെങ്കില് മധ്യശിലാ കാലഘട്ടത്തില് ഉണ്ടായ മാറ്റങ്ങളെന്തെല്ലാം മക്കളെ ഇതാ ഇതുപോലെ ചോദിക്കണ മറ്റൊരു ചോദ്യം നാലു Mark ൻറെ ചോദ്യം ഇതും പഠിക്കാതെ പോകരുത് ചോദ്യത്തിൻറെ ഒന്നാമത്തെ Answer medieval period sorry medieval അല്ല ലെ മധ്യശിലായുഗമാണ് or Mesoliphic age ലാണ് Domesticated dogs നായയെ ഇണക്കി വളർത്തി ഒന്നാമത്തേതാണ് എന്തെന്ന് പറയുന്നത് നമ്മളെ നായിക്കുട്ടികളൊക്കെയില്ലേ Dogs നെയൊക്കെ എന്ത് ചെയ്തിട്ടുള്ളത് ഇണക്കി വളർത്തിയിട്ടുള്ളത് And

And next point എന്താണ് അമ്പും വില്ലും എന്തിന് വേണ്ടീട്ടാണ് വേട്ടയാടാൻ വേട്ടയാടാൻ അമ്പും വില്ലും ഉപയോഗിച്ചു And was able to hunt animals from a far അമ്പും വില്ലും ഉപയോഗിച്ച അവർക്ക് എന്ത് സാധിച്ചിട്ടുണ്ട്

സ്ഥിരതാമസം ആരംഭിച്ചു ഏതെങ്കിലും നാല് Point mesoliphic age അല്ലെങ്കിൽ മധ്യശിലായുഗത്തില് വന്ന നാല് മാറ്റങ്ങൾ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ കുട്ടികളെ പറയാൻ പറ്റുന്ന ആൾക്കാർക്ക് Comment box ൽ അത് comment ചെയ്യാം എത്രപേരത് Comment ചെയ്യുന്ന് നോക്കാം നമുക്ക് എത്രപേരത് Comment ചെയ്യുമെന്ന് നമുക്ക് നോക്കാം Come on everybody come on come on come on

നമ്മുടെ AVSir ചെയ്തിട്ടുണ്ട് ചെലപ്പോ നിങ്ങള് Youtube channel ൽ Upload ആയിറ്റുണ്ടാവണം Okay class കഴിഞ്ഞ് നിങ്ങൾക്കത് കാണാം Ready ready eady നാല് Point ഒരുമിച്ച് ഇവിടെ Comment ചെയ്യുന്ന ആൾക്കാരെ പേര് ഞാൻ വായിക്കുന്നതാണ് നമുക്ക് നോക്കാം Korean actor ൻറെ Look ഉണ്ടോ അഹ് അഹ് അഹ് ആരെ മാരിയ ഇള്ളതെടാ Korean actor ആര അഹ് എനിക്ക് Korean ഒന്നും അങ്ങനെ എനിക്ക് ആകെ ഒരു ഡോങ്ക്‌ലി ഇല്ലേ മൂപ്പരെ അറിയുള്ളു മൂപ്പര് ഒര് ക് കില്ലാഡിയാണ് നാല് Point ഒരുമിച്ച് Comment ചെയ്ത ആൾടെ പേര് ഞാനിവിടെ വായ്ക്കുന്നതാണ് നമുക്ക് നോക്കാം Okay സഫീർ കുഞ്ചു ആണോ ഒരു പേരും

പിന്നാര് പിന്നാര് Then then then then then ഹഫാസ് Vlog നിങ്ങളൊക്കെ Vloger മാരും കില്ലാഡികളും ഒക്കെയാണ് ലെ നിങ്ങൾക്കൊക്കെ ഒരുപാട് ലെ ആരാധക ബന്ധങ്ങളൊക്കെയുള്ള ആൾക്കരാണോ നിങ്ങള് നിങ്ങളൊക്കെ Celebrity കൾ ആയിരിക്കും ലെ School കളിലൊക്കെ എനിക്കറിയാം നിങ്ങളൊക്കെ പുലികളാണ്ന്ന് Okay yes അടുത്ത നോക്കാം ഈ ചോദ്യം ഒരു Previous year question ആണ് Okay മുൻകാലത്ത് ചോദിച്ച ചോദ്യമാണ് ഇത്തരം Box കള് Text book ല് കണ്ടാൽ അത് പഠിക്കാതെ പോവരുത് അത് പഠിക്കാതെ പോവെ ചെയ്യരുത് ഓ Sorry അത് എടക്കെടക്ക് ഡോറൻറെ Vibe ഒക്കെ വരുന്നുണ്ട് അല്ലെ നിങ്ങൾ എന്താണ് കുറുനരി മോഷ്ടിക്കരുത്

സിന്ധു നദിതട സംസ്കാരം എന്ന് വിളിക്കും ലെ സിന്ധു നദിതട സംസ്കാരവുമായി ബന്ധപ്പെട്ട് നമുക്ക് ആദ്യം പറയാനുള്ളത് സിന്ധു നദിയുടെ തീരത്ത് എന്ത് ചെയ്തപ്പോ Excavation കുഴിച്ച് നോക്കു ലെ ലെ കുഴിച്ച് നോക്കു ലെ Excavation ന്ന പറയാ okay അല്ലെങ്കിൽ ഉദ്ഘനനം എന്ന് മലയാളത്തില് പറയും അത് ചെയ്തു നോക്കിയപ്പോ അതിപ്പോ ഇങ്ങനെ എന്താണ് പഴയ കാര്യങ്ങളൊക്കെ തപ്പിയെടുക്കാനും ആ കാര്യുങ്ങളൊക്കെ കുഴിച്ച് നോക്കാനോക്കെ Lead ചെയ്യുന്നൊരു Agency ആണ് Archaeological survey of india ചോദ്യം ഇതാണ് സിന്ധു നദിതട സംസ്കാരം അല്ലെങ്കിൽ സിന്ധു നദിയുമായി ബന്ധപ്പെട്ട് സിന്ധു നദിയുടെ തീരത്ത് ഇങ്ങനെ കുഴിച്ച് നോക്കുന്ന സമയത്ത് അന്നത്തെ ഇതിനെ ലി Lead ചെയ്തിട്ടുള്ള Archaeological survey of india യുടെ Director ആരാണ് Director ആരാണ് Okay ഇവിടെ ഒത്തിരി പേരതിൻറെ Answer comment ചെയ്യന്നുണ്ട് Yes നമുക്ക് എല്ലാവർക്കും അറിയാം ജോൺ മാർസൽ ജോൺ മാർസൽ ആരാണ് ജോൺ മാർസൽ ആണ് ആരാണ് ജോൺ മാർസൽ ആണ് Okay അത് പോലെ ഞാൻ ചോദിക്കട്ടെ നിങ്ങള് നിങ്ങളെ കൂട്ടുകാർക്കു മുമ്പിൽ ഇത് എന്താണ് Share ചെയ്തിട്ട്ള്ളേ Class group ലൊക്കെ അഹ് നിങ്ങളിനിയും മറന്ന് നിങ്ങള് Okay നിങ്ങള് ഒരു കാര്യം ചെയ് നിങ്ങളിത് എന്തേയ്യ അഹ് Instagram ഇ എനിക്ക് Tag ചെയ്താൽ തീർച്ചയായിട്ടും ഞാനെന്തെയ്യം Repost ചെയ്യാം So തീർച്ചയായിട്ടും നിങ്ങള് കൂട്ട്കാർക്ക് നിങ്ങള് Share ചെയ്യാ നിങ്ങക്ക് Status തൂക്ക മിക്കവാറും Class എടുക്കും ഒന്ന് വേഗം വരാൻ വേണ്ടി നിങ്ങക്ക് Status Okay നിങ്ങള് വെക്കൂലെ So അങ്ങനെ പെട്ടന്ന് എന്തെയ്യം നിങ്ങളെനിക്ക് Tag ചെയ്യാണെങ്കി ഞാനെന്തെയ്യാം നിങ്ങക്ക് Insta ലത് Repost ചെയ്യേചെയ്യ അപ്പൊ വേഗേന്തേയ കൂട്ടുകാരെ കൂട്ടിട്ട് വര Okay നമുക്കിത ഒരു ഒരു ഇരുനൂറാളെ വേണ്ടാരിക്കും നൂറാളെകിട്ടിയാൽ ഉറപ്പായിട്ടും Three k ആവും Okay three k ആയില്ലല്ലോ ഇപ്പൊ ശരി Okay ഇപ്പൊ Three k ആവൂലെ Okay ആവുംന്നാണ് ഇവിടെ പറയണത് And നോക്കു നിങ്ങള് സിന്ധു നദിതട സംസ്കാരം And നമ്മള് പറഞ്ഞു അത് കുഴിച്ചു നോക്കുന്ന സമയത്ത് അല്ലെങ്കില് Excavation നടത്തുന്ന ആളാരാണ് Sir hair തരുമോ ഞാനൊന്ന് Class പറഞ്ഞിട്ട് തരാട്ടോ Hai okay ജോൺ മാർസലാണ് Okay അത് അദ്ദേഹമാണ് Archaeological survey of india യുടെ Director ആയിട്ടുള്ളത് Okay second chapter തുടക്കത്തില് ആ First page ല് നിങ്ങക്കി പേര് കാണാൻ സാധിക്കും ഇനി നമുക്കറിയാം RD ബാനർജി സിന്ധു നദിയുടെ തീരത്തുള്ള ഏത് നഗരമാണ് Excavate ചെയ്യാൻ Lead ചെയ്തിട്ടുള്ളത് എങ്കിൽ എന്താണ് RD ബാനർജിയുടെ നേതൃത്വത്തില് Excavate ചെയ്ത ഉദ്ഘനനം ചെയ്ത സിന്ധു നദിതട സംസ്കാരവുമായി ബന്ധപ്പെട്ട City ഏതാണ് Okay yes yes yes ഹരപ്പ് പ്പ ഹാരപ്പ ഹാരപ്പ അഹ് ആഹ് നിങ്ങള് കേട്ടില്ലേ ഹൈറപ്പ ഹൈറപ്പ ഹൈറപ്പ ഹൈറപ്പ എന്നുപറഞ്ഞ പാട്ടില് ഓ ഓ ഓ ല്ലേ എന്താണ് ഒരു പാട്ട് ഇണ്ടേനുലോ പെട്ടെന്നോട് മറന്നൊയി Okay yes അപ്പൊ നമ്മള് പറഞ്ഞു RD ബാനർജി ഹരപ്പയാണ് അല്ലെ രണ്ടാമത്തെ കാര്യം അഹ് Conducted excavation in അഹ് Sorry sorry ഞാൻ തെറ്റിപ്പോയിട്ടോ ഞാൻ പറഞ്ഞത് ഞാനെന്തോ ഒരു ആവേശത്ത് പറഞ്ഞ ഹാരപ്പയല്ലേ ല്ലേ ഹാരപ്പയല്ലേ RD ബാനർജി ഹാരപ്പയല്ലേ മോഹൻജാതരോ ആണേ മറന്ന് പോവരുതേ തെറ്റിപ്പോയതാണ് എടക്കെടക്ക് Sir മാരിക്ക് തെറ്റൂലെ RD ബാനർജി എവിടെയാണ് Excavation നടത്തിയത് മോഹൻജാതരോ മോഹൻജാതരോ തെറ്റിപോയതാണ് ക്ഷമിച്ചോ മാഫ് അല്ലെ ജിയെ എനി തെറ്റൂലാ Okay ഓ ഹോ RD ബാനർജി എവിടെയാണ് മോഹൻജാതരോയിലാണ് അപ്പോം ഹാരപ്പയിൽ Excavation നടത്തിയതാരാണ് നോക്കു നിങ്ങള് അദ്ദേഹത്തിൻറെ പേര് ദയാറാം സാഹ്‌വി എന്നാണ്

അത് RD ബാനർജിയുമാണ് Ready ആണോ ഇനി തെറ്റുവോ തെറ്റിപ്പോയാൽ ഇനി ഞാൻ എന്താണ് അഹ് Sir പാട്ട് പാടുമോ ഓ പാട്ടൊക്കെ ഞാൻ എപ്പഴും പാടിത്തരാം ഇനി തെറ്റാൻ പാടില്ല എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ നിങ്ങക്കും തെറ്റാൻ സാധ്യതയുണ്ട് ലെ ശ്രദ്ധിക്കാതെ എയ്തികയിഞ്ഞലിങ്ങനെ തെറ്റൂലോ എടക്കെടക്ക് അഹ് നിങ്ങള് പറയാറില്ലെ Class ന്ന് Teachers നോട് തെറ്റിപോവുമ്പോ ന്താ Teachers പറയാ ഓ അത് എന്ത് സംഭവിച്ചതാണ് നിങ്ങള് ശ്രദ്ധിക്കുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് തെറ്റിച്ചതാണ് ലെ Okay ഞാന് എനിക്ക് തെറ്റ് പറ്റി അത് ഞാനേറ്റു പറഞ്ഞു ഇനി തെറ്റില്ല നമുക്ക് ശ്രമിക്കാം Okay നോക്കു നോക്കു നോക്കു ഇതൊരു ഭയങ്കര Importance കൂടിയാണ് ഇത് Exam ന് എനിക്ക് തോന്നുന്നു Last year ലെ Annual exam ന് ചോയിച്ച ചോദ്യമാണ് ഈ ചോദ്യം ഇതെന്തോ Box ഉം Text book ഒന്നും വിടാതെ പഠിച്ചോള Set അല്ലെ അഹ് മലയാളത്തില് എഴുതി കാണിക്കുന്നുണ്ടല്ലോ മലയാളം എഴുതി കാണിക്കുന്നുണ്ടല്ലോ Okay and ചോദ്യമിതാണ് ഒരു Mark നോ രണ്ട് Mark നോ ചോദിക്കാം എന്താണ് Hieroglyphics hieroglyphics എന്നാലെന്താണ് രണ്ട് ചോദ്യം Hieroglyphics എന്ന് പറയുന്നത് ഏത് രാജ്യക്കാരുടെ ലെ Hieroglyphics എന്താന്ന് വെച്ചാല് Its an art of writing ലെ എന്താണ് Art of writing അല്ലെങ്കിൽ എഴുത്ത് വിദ്യയാണ് ഞാൻ ചോദിക്കട്ടെ ഏത് രാജ്യക്കാരുടെ Art of writing എഴുത്ത് വിദ്യയാണ് Hieroglyphics hieroglyphics hieroglyphics പറയു പറയു കുട്ടികളെ എത്ര പേര് അതിന് ഇത് അറിയുമെന്ന് നമുക്ക് നോക്കാം ഇന്റോനെ നൂറ് ആൾക്കാരൂടെ കിട്ടിയാൽ നമ്മള് പൊളിക്കും Okay ആഹ്

എന്ത് ചെയ്യണം അവിടുത്തെ Pyramid കള് കാണണം Okay എന്ത് കാണണം Pyramid കള് കാണണം ലെ ആ Pyramid പറ്റൂങ്കിലൊന്ന് കുഴിചോക്കി അയിനുള്ളിലെ Mummy കളൊന്ന് കാണണം വീട്ടിലെ Mummy അല്ല ഞാൻ പറഞ്ഞത് എവിടുത്തെ Mummy യാണെണ്ടത് ലെ അവിടെയൊന്നും ചെയ്യാൻ പറ്റൂലട്ടോ അവിടെ പോയാല് Case ആരിക്കും അതൊന്നും ചെയ്യാൻ പറ്റൂല നമുക്ക് Just അവിടെ Visit ചെയ്ത പോരാം തീർച്ചയായിട്ടും ഞാൻ ഈജിപ്തിൽ പോവുന്നുണ്ട് എൻറെ കൂടെ ഈജിപ്തിൽ പോരുന്ന ആൾക്കാർക്ക് താല്പര്യയോള്ള ആൾക്കാർക്ക് ഇവിടെ ലെ ഒരു എന്താണ് Flight ചിത്രം എന്തെയ്യം Comment box ലിടാം Okay തീർച്ചയായിട്ടും ഈജിപ്തിലേക്ക് പോരുന്ന ആൾക്കാര് Okay ഒന്ന് തീരുമാനക്കാട്ടോ Okay ready so അടുത്ത ചോദ്യം എൻറെ മക്കളെ അൻപതാൾക്കാരുടയാൽ നമ്മൾ Three k ലെത്തും ഈയൊരു ചോദ്യമൊരു PYQ ആണ് Previous year question ആണ് ചോദ്യം ഇതാണ്

ഹാരപ്പൻ സംസ്ക്കാരത്തിൻറെ തകർച്ചയിലേക്ക് നയി എടാ ഇത്രപേരൊക്കെ കൊണ്ടോവാൻ ഞാനാരടാ ഞാൻ Travel agency എങ്ങാൻ തൊടങ്ങേണ്ടേരും നിങ്ങളെ കൂട്ടി ഈജിപ്തിലേക്ക് പോണെങ്കില് നിങ്ങള് അഹ് മറ്റേ ഈ Book ഇല്ലെടാ ആൽക്കെമിസ്റ്റ് വായിച്ചിട്ടുണ്ടോ അയിലെ കഥ നിങ്ങക്ക് അതിൻറെ അവസാനം

കൊറേ ആൾക്കാര് വന്നു ഹാരപ്പൻ സംസ്‌ക്കാരം ഹരപ്പൻ Civilization അല്ലെങ്കിൽ Indus രണ്ടും ഒന്നന്നറിയത് ഇത് തകരാനുള്ള കാരണം ഒരുപാട് കാരണങ്ങള് ഞാനിവിടെ പറയുന്നതിന് മുന്നേ ആരാടാ അവിടെ Comment ചെയ്തത് ആഹാ Sir ഈജിപ്തിൽ Mummy ഉണ്ടോ Mummy യു ഉണ്ട് Daddy യു ഉണ്ട്

പല ആൾക്കാര് എങ്ങനെ ഹാരപ്പൻ സംസ്ക്കാരം തകർന്നു പോയി അല്ലെങ്കിൽ സിന്ധു നദിതട സംസ്ക്കാരം Indus valley civilization എങ്ങനെ Decline ചെയ്തുന്ന് വെച്ച ആൾക്കാര് പല അഭിപ്രായങ്ങളും വന്നു ചില ആൾക്കാര് പറഞ്ഞു Flood ഇണ്ടായതാ Flood ന്ന് വെച്ചാല് സിന്ധു നദില് എന്ത്ണ്ടായതാ

Deforestation അമിതമായിട്ട് വന നശീകരണം എന്താ അങ്ങനെ പറഞ്ഞാല് എന്താ അങ്ങനെ പറഞ്ഞാല് Oh my god നിങ്ങള് പറഞ്ഞ പോലെ എത്ര ആളക്കിട്ടുണ്ട് മൂവായിരം ആളെ ആക്കിയിട്ടുണ്ട് അതിയായ സന്തോഷം മക്കളെ അതിയയായ സന്തോഷം മക്കളെ നിങ്ങൾ പുലികളാണ് ഞാനൊരു Photo എടുത്ത് വെചെക്കട്ടെ നിങ്ങള് മൂവായിരം ആണല്ലോ Okay എന്തായാലും നിങ്ങൾ നിങ്ങൾ നിങ്ങൾ വേറെ Level ആണ് നിങ്ങളുടെ ലെ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിട്ട് ഞാൻ നിങ്ങക്ക് രണ്ട് ഈ ഇത് പാട്ട് പാടി തരാ ട്ടോ Decline of agricultural sector ഇന്ന് സംഭവിച്ചതാണ് കൃഷി നാശം അല്ലെങ്കിൽ കൃഷി നശിച്ച് പോയതാണ് എന്ന് പറയുന്നു And okay and epidemics പകർച്ചവ്യാധികൾ ഇണ്ടായതാണ് ഇതിൽ ഇതെന്തായാലും പഠിച്ച് വെക്കാണ്ട് പോവരുത് ഇത് പഠിക്കാതെ പോവരുത് ഇത് പഠിക്കാതെ പോവരുത് ഇത് വളരെ വളരെ Important ആണ് ആഹ് എടാ sir Super ആ അതിപ്പോ നീ പറയും എനിക്കറിയാം Super ആന്നുള്ളത് Okay Okay അശ്വിൻ Sir super ആ എടാ പീറ്ററിനെ ഒക്കെ നമ്മളൊഴിവാക്കി നമ്മള് പുതിയ Trend കൾ കണ്ടെത്തേണ്ടിരിക്കുന്നു കാലഘട്ടം മാറിയിരിക്കുന്നു ഓരോ കാലത്തും പുതിയ Trend കളാണ് ഏതാടാ So ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളോട് പറയുന്നു എന്ത് Exam ന് പഠിക്കാതെ പോയാൽ Mark കൊറയും Mark കൊറഞ്ഞാൽ നിങ്ങള് Teachers ലെ എന്ത് പറയും Teachers അല്ലെ നിങ്ങള് എന്താണ് നിങ്ങളൊക്കെ Pass ആകും എന്നുള്ളത് ഒറപ്പാണ് എട്ടാം Class അല്ലെങ്കി തീരെ മോശയ ആൾക്കാരെ മാത്രമേ നിങ്ങളെന്തക്കൂള്ളൂ പലപ്പോഴും Exam ന് Fail ആക്കാൻ സാധ്യത ഉള്ളു അല്ലാത്ത ആൾക്കാർക്ക് എന്തായാലും Pass ആയി പോകുമെന്നുള്ളൊരു പ്രതീക്ഷ നമ്മൾക്കെടയില്ണ്ട് Okay പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളൊന്നും പഠിക്കാതെ പോയാല് ലെ Mark വളരെ നമുക്ക് കൊറഞ്ഞ് പോകും നമ്മള് നമ്മളെന്തൊക്കെ കച്ചറയിലിണ്ടെങ്കിലും എന്തൊക്കെ പ്രശ്നങ്ങളിണ്ടെങ്കിലും നിങ്ങളെ Academics ല് നിങ്ങളെ Mark വളരെ Important ആണ് അല്ലാതെ Exam ന് എത്ര Mark വേണല്ലേ നിങ്ങളെ പാട്ട് ഞാനിന്നലെ ഒൻപതാം Class ൻറെ Live ല് പാടിതാ ലെ ആൾക്കാരെ മുന്നില് ഇങ്ങനെ പറയും കണക്കിലഞ്ച് ഓ ഓ ഓ Science ൽ ആറ് ഓ ഓ ഓ മലയാളത്തിനും English നും ഏഴര Mark ആണ് എനിക്കും നാണമായ് ഉറക്കെ പറയുവാൻ

വരാതിരിക്കട്ടെ നിങ്ങക്ക് നമുക്ക് പഠിച്ച് മുന്നേറാം നമുക്ക് ഒന്നായി മുന്നേറാം Ready ഈ ചോദ്യം ഇതാണ് ഈ ചോദ്യം ഈ ചോദ്യം ഇല്ലാതെ Question paper ഇണ്ടാവാറില്ല എന്നുതന്നെ പറയാം

hello സാന്ദ്ര എത്രനാളായി കണ്ടിട്ട് സുഖം തന്നെയല്ലേ നിനക്ക് ആ സുഖം പിന്നെ നിനക്കെന്തല്ലാ അനക്ക് സുഖം നിൻറെ മക്കളൊക്കെ ഇപ്പെന്ത് ചെയ്യുന്നു എവിടെയാ പഠിക്കുന്നെ gulf തന്നെയാണോ അവരിപ്പോ ആ അവരിപ്പൊ ഇവിടെ ചേർത്തു എന്തായാലും ഏർ ഇപ്പം ഏർ കൊർച്ച് നാളെങ്കിൽ കൊർച്ച് നാളും പോന്ന് ഇവിടത്തെ അതിന് ശേഷം വേണെങ്കിൽ മാറാലോ നമ്മക്ക്

ഒരാള് മൂന്നിലും മറ്റയാൾ ഒന്നി തന്നെയാ നിൻറെ ഓ ചെറിയാള് നിൻറെ അതേ ഏർ ഇതി തന്നെയാ അതേ വയസ്സ് ആ എങ്ങനെ അവരുടെ പഠിത്തൊക്കെ എങ്ങനെ നന്നായി പഠിക്കുന്നുണ്ടോ കുട്ടികള് ഞാനിരിക്കണം ഞാനിരിന്നിട്ടില്ലെങ്കിൽ പിന്ന അവര് പഠിക്കൂല അഥവാ അഥവാ ഇതായിട്ടുണ്ടെങ്കിലോ പക്ഷെ ഒന്ന് തെറ്റിയാ മതി അവര് മാറി phone ല് കാണും

ശരിക്കും എല്ലാരും phone phone പറഞ്ഞിട്ടാ നിക്കുന്നത്

ഒരു സ്വന്തമായിട്ട് ആരും ഇതാക്കുന്നില്ല

ഇവിടെ english അല്ലേ ഇവര് പറയാൻ പാടുള്ളു ഓ ആണോ അപ്പൊ നല്ലതെന്നെ നല്ല നന്നായി english സംസാരിക്കാൻ കഴിയുവല്ലോ

പിന്നെന്താണ് CBSE syllabus ആ ഇവിടെ ഓ ആണോ എൻറെ മക്കള് കേരള syllabus ആ പഠിക്കുന്നെ ഇവിടെ CBSE ഉ ICSE ഒക്കെ ഉണ്ട് പിന്നേ husband ന് നിർബന്ധം കേരള syllabus മതീന്ന് അത് ശരിയാണ് ഇതിപ്പൊ english medium പഠിച്ച് english ഉം അറിയെം മലയാളം അറിയില്ല പക്ഷെ മലയാളാണെങ്കിൽ കുറച്ചെങ്കിലും മലയാളം സ്വന്തം മാതൃഭാഷ വാ എഴുതാനോ വായിക്കാനും വല്ലം വേണം അഥവാ ഒരു PSCexam എല്ലം എഴുതണെങ്കി മലയാളം തന്നെ വേണം അതെയാ അതെ പിന്നെ അവര് മാതൃഭാഷയില് പഠിക്കട്ടെ പിന്നീടവർക്ക് നല്ലൊരു കാര്യപ്രാപ്തി വരുമ്പള് അവരെന്താണ് വച്ചാൽ പറയട്ടെ അപ്പൊ നമ്മക്ക് അത് അത് വഴി അവരെ വിടാം

പിന്നീട് അവരുടെ ഇഷ്ടപ്രകാരം നമുക്ക് മാറ്റാലൊ അവരെ ഇതിപ്പൊ എന്താണ് ഏർ ഭയങ്കര strict ആണ് ഇവിടെ ഏർ എന്താണ് ആഹ് shoe polish എയ്യണം tie ഇടണം IDcard ഇടണം ദിവസം

അത് ശരിയാണ് ഏർ അച്ചട അച്ചടക്കമാണ് വേണ്ടത് പിന്നെയാണ് പിന്നെയാണ് എന്താണ് നമുക്ക് എന്താണ് tie ഓ belt ഓ shoe എല്ലം നോക്കുന്നത്

എന്താച്ചാൽ ഇപ്പൊ ഇവിടെ uniform ന് ഒരു പൈസ വേണം ഏർ tuition ന് fee വേറെ വേണം exam ആവുമ്പത്തേക്ക് exam fee വേറെ വേണം ഓ ഏർ വിദ്യാഭ്യാസം ഒരു കച്ചവടമാവുകയാണല്ലേ

വിദ്യാഭ്യാസം ഒരു കച്ചവടമാവുകയാണ് ആ വിദ്യാഭ്യാസം കച്ചോടം തന്നെയാണ് അതെ ഇവിടെ പിന്ന കേരള syllabus പഠിക്കാൻ അങ്ങനെ പൈസയൊന്നും വേണ്ട എന്നാൽ ഇത് കഴിഞ്ഞ് നമ്മൾ ഒരു ബിരുദത്തിന് പോവുമ്പഴോ degree പഠിക്കുമ്പോഴോ അതിന് ശേഷമുള്ള നമ്മളെന്ത് പഠിക്കുമ്പോഴും അതിന് വളരെ വലിയ പൈസയാണ് ഈടാക്കുന്നത് തീർച്ചയായും ഇപ്പോൾ എന്തെങ്കിലും പഠിക്കണമെങ്കിൽ അതിന് ഒരു നല്ല ചിലവ് കിട്ടുന്ന ശമ്പളം അവർക്ക് തികയില്ല ഇതിന്

അതെ നമക്കിപ്പൊ ഒരു വിദേശത്തേക്ക് പോകണമെങ്കിലോ passport visa യൊക്കെ കിട്ടണമെങ്കിൽ നമക്ക് അടിസ്ഥാനമായ വിദ്യാഭ്യാസം കൊണ്ടല്ലേ പറ്റൂ നല്ലൊരു ഭാവിക്ക് നമ്മൾ എന്തായാലും വിദ്യാഭ്യാസം നേടണം

പഠനത്തിനൊപ്പം തൊഴില് എന്തായാലും ഉറപ്പാണ് ഇതിപ്പൊ പഠനം first അഹ് ആ ആദ്യം പഠനം full പഠിക്കുക അതിന് ശേഷം എന്താ വെച്ചാല് ഏർ ചെയ്യാലോ അങ്ങനെ ആ ഒരു ഇതിന് പകരമെന്താണ് പഠനത്തിനൊപ്പം തന്നെ തൊഴിലും കൂടിയും

അതെ നമ്മുടെ രാഷ്ട്ര പിതാവ് മഹാത്മാഗാന്ധി വരെ പറഞ്ഞിട്ടുള്ളത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം കൊണ്ട് വരാനാണ് അതാണ് നല്ലത് അങ്ങനെയാണെങ്കിൽ അത് കുട്ടികൾക്ക് ഏർ ഏർ കുട്ടികൾക്ക് സ്വന്തമായ് അവരെ നിലപാടുകള് ഉയർത്താനും അതുപോൽത്തന്നെ പഠനത്തിനൊപ്പം ഒപ്പം തന്നെ അവര് അവർ തൊഴില് ചെയ്യാനും അവരിക്ക് പ്രാപ്തി ആവുള്ളു

നമുക്ക് ഏറ്റവും അത്യാവശ്യം നല്ല skills ആണ് ഇന്നത്തെ കാലത്ത് skill ഇല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഒരു ജോലി കിട്ടണമെങ്കിൽ നമക്ക് പഠനത്തേക്കാളേറെ ആവശ്യം നമക്കാ ജോലിയിലുള്ള ആ ഒരറിവ് ആ ജോലിയിലുള്ള അറിവാണ് വേണ്ടത് അതിന് വേണ്ടിയാണ് നമ്മൾ പരിശീലനം കൊടുക്കേണ്ടത്

ഏർ നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോൾ ആ ജോലിയിലായിരിക്കണം നമക്ക് ഏറ്റവും കൂടുതൽ അറിവ് എങ്കിൽ മാത്രമേ നമുക്കാ ജോലി വളരെ വിജയകരമായി മുന്നോട്ട് കൊണ്ട് പോകാൻ കഴിയുള്ളു അതിൽ പുതിയ പുതിയ കണ്ടുപിടിത്തങ്ങൾ നമക്ക് കണ്ടുപിടിക്കാൻ കഴിയും നമ്മുടെ വിദ്യാഭ്യാസം എന്ന് വെച്ചാൽ വെറും പുസ്തകം മാത്രം നോക്കി പഠിച്ച് അതിൽ തെറ്റായതുമുണ്ടാകാം ശരിയായതുമുണ്ടാകാം തെറ്റ് തിരുത്തലുകൾ ഉണ്ടാകാം അതാണിങ്ങനെ പഠിച്ച് കൊണ്ടിരിക്കുന്നത് അവർ അവർക്ക് പുതിയ പുതിയ അറിവുകൾ തേടിപോകാനുള്ള ഒരു ജിജ്ഞാസയുണ്ടാകണം അവർ അവരുടെ ആ ഒരു box നെ think out of the box അവരുടെ box നെ പുറമെ നിന്ന് ചിന്തിക്കാനുള്ള അവരുടെ ശേഷിയാണ് അവരുടെ ഒരു creativity യാണ് നമ്മള് വളർത്തിയെടുക്കേണ്ടത് അതിനും കൂടി വേണ്ടിയാകണം വിദ്യാഭ്യാസം അല്ലേ ഈ തീർച്ചയായും സ്വന്തമായ നിലപാടും എടുക്കാനും സ്വന്തമായി പുതിയ പുതിയ ആ ഒരു നേട്ടങ്ങൾ നേടാനും നമുക്ക് ഏർ ചിന്താശേഷി വർധിപ്പിക്കാനും മെച്ചപ്പെടുത്താനും വേണ്ടീറ്റും നമ്മൾ നന്നായി ശ്രമിക്കണം എന്നു തന്നെയാണ് ഓരോ ഒരു book ൽ എഴുതി വച്ചയിന് ഇങ്ങനെ പുസ്തകത്തിൽ എഴുതി എന്ന് വെച്ചിട്ട് അത് അത് പടീ പഠിച്ചിട്ട് കാര്യമില്ല സ്വന്തമായി എന്തെങ്കിലും ചിന്താശേഷിയും കു പുതിയ പുതിയ കണ്ടെത്തുകളും എന്തെങ്കിലും പുതിയ പുതിയ അറിവുകളും സ്വന്തമായി തന്നെ ആർജിക്കാനുള്ള ശക്തിയും ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ടുന്നതാണ് അതെ അതിനും കൂടി വേണം വിദ്യാഭ്യാസം നല്കാൻ വേണ്ടി നമുക്ക് നമ്മൾ book മാത്രമല്ല നമ്മൾ തൊഴിലുകൾ പഠിക്കണം അതുപോലെ തന്നെ നമ്മുടെ ശാരീരികമായ ആരോഗ്യം നിലനിർത്താനുള്ള അതിനു വേണ്ടിയുള്ള ആഹ് വിദ്യാഭ്യാസവും മാനസികമായിട്ടുള്ള ആരോഗ്യത്തിന് വേണ്ടിയുള്ള വിദ്യാഭ്യാസവും ഒക്കെ നമ്മൾ നൽകേണ്ടതുണ്ട് കാരണം മാനസിക ആരോഗ്യവും ശാരീരിക ആരോഗ്യവും ആരോഗ്യത്തിൻറെ കാര്യത്തിൽ ആയാലും നമുക്ക് വലിയൊരു മുന്നേറ്റം കുറിക്കാനാകുന്നത് അതില് ശരിയാ ശരിയെന്താണ് തെറ്റെന്താണ് എന്ന് ശരിയായ രീതികളിൽ കുട്ടികളെ പഠിപ്പിച്ചെടുക്കുമ്പോഴാണ് അവർക്ക് അത് ശരിയാണോ ഇത് തെറ്റാണോ എന്ന് മനസ്സിലാക്കാനുള്ള ചിന്ത വർദ്ധി വർദ്ധിപ്പിച്ചെടുക്കുമ്പോഴാണ് അവർക്ക് അവരുടെ ആരോഗ്യം പോലും മെച്ചപ്പെടുത്താൻ കഴിയുന്നത് തീർച്ചയായും എത്ര പഠിക്കുന്നു മാത്രമല്ല സ്വന്തമായി ചിന്തിക്കാനും സ്വന്തമായി കണ്ടെത്തുകൾ കണ്ടുപിടിക്കാനും അഥവാ എന്തെങ്കിം തെറ്റ് തിരുത്തുകൾ വരുത്തണമെന്നുണ്ടെങ്കിൽ അത് തെറ്റ് തിരുത്താൻ ചെയ്യാൻ പറ്റുന്നതും ഏർ വളരെയധികം പ്രാധാന്യം ഉൾഉള്ള ഘടകം തന്നെയാണ്

ഒരു പുസ്തകം അത് പടി പഠിച്ചിട്ട് അത് പടി ഒരു പരീക്ഷ എഴുതി വച്ചിട്ട് ഏർ ഒരാള് മ നല്ലൊരു വ്യക്തിയാണെന്ന് പറയാൻ പറ്റൂല ഇല്ല നമ്മള് പരീക്ഷ എന്ന് പറയുന്നത് നമ്മുടെ

അല്ല നമ്മുടെ പരീക്ഷ എന്ന് പറയുന്നത് പോലും നമ്മുടെ ഓര്‍മ്മ ശക്തിയെ പരീക്ഷിക്കുന്ന ഒരു സാധനം മാത്രമാണ് കാരണം നമ്മളെന്തൊക്കെയോ പഠിക്കുന്നു ചിലപ്പോൾ അതിൻറെ ഉള്ളടക്കം പോലും മനസ്സിലാക്കാതെയായിരിക്കും നമ്മളത് പഠിക്കുന്നത് അത് അതേ പടി കോ ഒരു paper ലേക്ക് പകർത്തുമ്പോൾ അത് ഓര്‍മ്മ ശക്തിയെ മാത്രമാണ് നമ്മൾ നോക്കുന്നത് അല്ലാതെ നമുക്കത് എത്രത്തോളം അതിൻറെ അത് മനസ്സിലായോ എത്രത്തോളം നമ്മളതിൽ അറിവ് വർധിപ്പിച്ചു എന്നതല്ല അവിടെ ആ കാര്യത്തിൽ ഞാൻ യോജിക്കുന്നു എഎന്താ വെച്ചാല് ഒരു ക ഒരു മനഃപാഠം ആക്കീറ്റ് അത് അതുപോലെ എഎത്രത്തോളം നമുക്ക് മനഃപാഠം ആക്കാൻ പറ്റൂ എന്നുള്ളതല്ലല്ലോ പരീക്ഷ എന്ന് പറയുന്നത് നല്ല അറിവും നല്ല ചിന്താ ശേഷിയും നല്ല സ്വഭാവവും നല്ല ശാരീരികവും മാനസികവും ആരോഗ്യവും ഇതെല്ലം നമ്മള് നോക്കണ്ടേ അതെ നമ്മടെ കുട്ടികൾ

അതെ നമ്മട കുട്ടികളിന്ന് എന്താ പഠിക്കുന്നത് ഓരോ രാജ്യത്തിൻറെ ഏർ രാഷ് ഏർ എന്താണ് മുഖ്യമന്ത്രി ആരാണ് പ്രധാനമന്ത്രി ആരാണ് അങ്ങനെയൊക്കെയാണ് പഠിക്കുന്നത് ഇതൊക്കെ നമുക്കിന്ന് നമ്മുടെ ഈ കയ്യിലുള്ളൊരു mobile phone ഉപയോഗിച്ചാൽ search ചെയ്ത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളു ഇതൊന്നും അങ്ങനെ മനഃപാഠം ആക്കി പഠിക്കേണ്ടൊരു കാര്യമല്ല നമ്മൾ പഠിക്കേണ്ടത് നമുക്ക് ഇന്നത്തെ സാഹചര്യങ്ങൾ അത്യാവശ്യങ്ങളുള്ള കാര്യങ്ങളാണ് ഇപ്പൊ നോക്കൂ നമ്മളൊരു road ലേക്ക് ഇറങ്ങിയാൽ അവിടെ പാലിക്കേണ്ട നിയമങ്ങൾ എന്താണ് ഇതൊന്നും നമ്മക്കറിയില്ല ഇന്ന് ഇന്നത്തെ വർദ്ധിച്ചു വരുന്ന അപകടങ്ങൾ എല്ലാം ഇങ് ഇതൊക്കെ കാരണമാണ് നമ്മൾ

അത് നമ്മൾ കുട്ടികളിലേക്ക് പകർന്ന് കൊടുക്കുമ്പോഴാണ് അവർ ഉത്തമ ബോധമുള്ളൊരു പൗരനായി മാറുന്നത് അല്ലെ

ഒരു മനുഷ്യൻ എങ്ങനെ ആവരുത് ഇതൊക്കെയാണ് നമ്മൾ പഠിപ്പിക്കേണ്ട കാര്യം ഇതൊക്കെയാണ് നമ്മക്ക് ഏറ്റവും നന്നായി അറിയേണ്ടത് മനുഷ്യത്വം എന്താണെന്ന് പഠിപ്പിക്കണം മറ്റുള്ള സഹജീവികളെ എങ്ങനെയാണ്

താഴ്ച താഴ്ചകളെയും നമക്ക് തുല്യമായ് കാണാൻ കഴിയണം അതൊക്കെ കൊടുക്കുമ്പോഴാണ് നല്ലൊരു വിദ്യാഭ്യാസം ഉണ്ടാകുന്നത് നമുക്കറിയാം നമ്മ പല നാടുകളിലും വെളുത്തവർ കറുത്തവർ അങ്ങനെയൊക്കെ പറഞ്ഞ് വേർതിരിവുണ്ട് അതൊക്കെ ഇല്ലാതാകണമെങ്കിൽ അടിസ്ഥാനമായ വിദ്യാഭ്യാസം വേണം എങ്കിൽ മാത്രമേ അത്തരം ഉച്ച നീതു നീചത്വങ്ങളെ നമ്മുക്ക് പൂർണമായും ഏർ പുറം തള്ളാൻ കഴിയുകയുള്ളു അല്ലാണ്ട് അവിടുത്തെ പ്രധാനമന്ത്രി ആര് ല്ലെ അവിടെ നിയമസഭയിൽ എത്ര ആളുണ്ട് അങ്ങനെ അതുമാത്രം പഠിച്ചുകൊണ്ട് അത് പഠിക്കണ്ട എന്നതല്ല അത് മാത്രം പഠിച്ചുകൊണ്ട് നമുക്കൊരു നല്ല മനുഷ്യൻ ആവാൻ കഴിയില്ല ഒരു നല്ല സ്വഭാവമുള്ള മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറാൻ കഴിവുള്ള അങ്ങനെയൊരു മനുഷ്യനെയാണ് നമ്മൾ വിദ്യാഭ്യാസത്തിലൂടെ നല്ല മനുഷ്യനെ വാർത്തെടുക്കാൻ കഴിയണം വിദ്യാഭ്യാസത്തിലൂടെ അതാണ് ഉത്തമമായൊരു വിദ്യാഭ്യാസം നല്ലയൊരു നാളേയ്ക്ക് വളരെയധികം ഗഡു ആയ സസംഭവമാണ് വിദ്യാഭ്യാസം നമ്മുടെ സർക്കാർ നമുക്ക് തരുന്നുണ്ട് ഉച്ച ഭക്ഷണം അതുപോൽത്തന്നെ നാലു മുതൽ പയിനാല് വയസ്സ് വരെയുള്ള സൗജന്യമായും നിർബന്ധമായും പഠനം

അതെ പക്ഷേ ഇതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം അല്ല നല്ല ഒരു പഠന രീതിയും കൂടി നമ്മൾ പുലർത്തണ്ടതാണ് അതെ ഇപ്പൊ നമുക്കറിയാം സ്ത്രീകൾക്കെതിരെയും കുട്ടികൾക്കെതിരെയുമൊക്കെയുള്ള അതിക്രമങ്ങൾ വർധിച്ചു വരികയാണ് ഇതൊക്കെ ഒരു നല്ല sex education ലൈംഗി ലൈംഗികപരമായ ഒരു വിദ്യാഭ്യാസം നമ്മുടെ നാട്ടിൽ ഉണ്ടെങ്കിൽ ഇത്തരം കുറ്റകൃത്യങ്ങളെയൊക്കെ നമുക്ക് കുറക്കാൻ കഴിയും ഇപ്പൊ ഒര് ആർത്തവം എന്ന് പറയുന്നത് തന്നെ നമുക്ക് പണ്ടത്തെ സാഹചര്യങ്ങളിൽ ഇപ്പോൾ കുറച്ചു കൂടി മാറ്റം വന്നിട്ടുണ്ട് മുൻപൊക്കെ ആയിരുന്നെങ്കിൽ ആർത്തവം എന്ന് കേട്ടാൽ അതൊരു അശുദ്ധി ആയാണ് കണക്കാക്കുന്നത് എൻ നമുക്ക് തന്നെയറിയാം നമ്മളെയൊക്കെ പഠിപ്പിക്കുന്ന കാലങ്ങളിൽ ഈ നമ്മൾ നമ്മൾ ഏർ പല social സാമൂഹിക മാധ്യമങ്ങളിലും കാണാറുണ്ട് ഒമ്പതാം class ലെ ചില പ്രത്യേക

എന്തോ പോലെ തോന്നുന്നു പക്ഷെ ഇതിനകത്ത് വരുന്ന കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ തലമുറ മനസ്സിലാക്കേണ്ടത് ആർത്തവം എന്നാൽ ഒരു അശുദ്ധിയല്ല അതുപോലെ നമ്മുടെ കൗമാര പ്രായത്തിൽ ഒരാൺകുട്ടിക്കും പെൺകുട്ടിക്കും മാനസികവും

ശരിയായ വിദ്യാഭ്യാസം ഇ ഇത്തരം വിദ്യാഭ്യാസം ലഭിക്കാതെ കുട്ടികൾ വലുതാകുമ്പോൾ പല കുറ്റകൃത്യങ്ങളിലേക്കും പോകുന്നത് ഇതൊക്കെ നമ്മുടെ നാടിന് വളരെ അധികം ദൂഷ്യമാണ് ഉണ്ടാക്കുന്നത്

അത് നിലനിർത്തണമെങ്കിൽ ശരിയായ വിദ്യാഭ്യാസം നല്ല രീതിയിൽ കൊടുക്കണം അല്ലെ

പഠിച്ചാലും വളരും പഠിച്ചില്ലെങ്കിലും വളരും പക്ഷെ പഠിച്ചാലോ പഠിച്ചില്ലെങ്കിൽ നമ്മൾ വളയും ഇത് പണ്ട് ഒരു ഇതൊരു മഹാൻ പറഞ്ഞത് പോലെയാണ്

അത് കൊണ്ട് നല്ലയൊരു നാളേക്ക് വേണ്ടീട്ട് നമ്മൾ ഇന്നെന്നെ അയിന് വേണ്ടീട്ട് പരിപരിശ്രമിക്കണ്ടത്

വളരെയധികം മികവേറിയ കാര്യം തന്നെയാണ് അതെ വിദ്യാഭ്യാസത്തിനോടൊപ്പം നല്ലൊരു കായികമായിട്ടുള്ള അല്ലെൽ കലാപരമായിട്ടുള്ള കഴിവുകൾ കുട്ടികളിൽ ഉണ്ടോ എന്ന് നമ്മൾ അറിയണം അത് കുട്ടികളിൽ വളർത്തിയെടുക്കാൻ നമ്മളവരെ സഹായിക്കുകയും വേണം എങ്കിൽ മാത്രമേ ഒരു ഒരു വിദ്യാലയം എന്നത് അതിൻറെ പരിപൂർണതയിലേക്ക് എത്തുകയുള്ളു ഒരു കുട്ടിക്ക് ആ കുട്ടിയിലുള്ള ഉൾ ഉള്ളിലുള്ള കഴിവുകളെ പുറത്തെടുത്ത് അതിനെ maximum അവരത് utilise ചെയ്യിക്കാൻ അവരെ പ്രാപ്തരാക്കുമ്പോഴാണ് ഒരു വിദ്യാഭ്യാസം അതിൻറെ പരിപൂർണതയിൽ എത്തുന്നത് ശരിയല്ലേ

അതിനെ പ്രോത്സാഹിപ്പിക്കാനും നമുക്ക് പറ്റണം

ഓരോ കുട്ടിക്കും നിരവധി കഴിവുണ്ടാകും നമ്മുടെ ഇടയിൽ കുറേ engineer മാരും doctor മാരും ഉള്ളത് പോലെ തന്നെ നമ്മുടെ ഇടയിൽ കുറെ അധികം directors ഉം നടീനടന്മാരും മറ്റു പല ആൾക്കാരുമുണ്ട് അവരെയും കൂടി നമ്മൾ തിരിച്ചറിഞ്ഞ് അവരെയും കൂടി മുന്നോട്ടേക്ക് കൊണ്ടുവരണം തീർച്ചയായും നിരവധി സംഗീത ഉം പാടുന്ന ആരെങ്കി സ കഴിവുള്ള ആളുണ്ടാവും പക്ഷെ ആ കുട്ടി ഇന്ത്യക്ക് medal കൊണ്ടുവരണെങ്കിൽ ആ കുട്ടി വേണം